ഹെല്ലോ കൃഷിമന്ത്രി പ്രസാദ് സർ അല്ലെ

ഞാൻ ചേർത്തല പഞ്ചായത്തു സെക്രട്ടറി ആണ് . ചേർത്തല ഗ്രാമ പഞ്ചായത്തു

ഞാൻ വിളിച്ചിരുന്നു . കഴിഞ്ഞ പ്രാവശ്യം ബന്ധപ്പെട്ടപ്പോൾ കണക്ട് ആയില്ല ഓക്കേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഒരു വൈകിട്ട് ആണ് വിളിച്ചത് പി എ സൂചിപ്പിച്ചില്ല . നിങ്ങൾ വിളിച്ച ആവശ്യം പറയു ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് വച്ചാൽ ഞങ്ങൾ ഈയൊരു കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ഒരു കൃഷി സംഗമം നടത്തലുണ്ട് . ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രൊജക്റ്റ് ആണ് കൃഷി സംഗമം കൊണ്ട് താങ്കൾ എന്താണ് പഞ്ചായത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാക്കൂ ആഹ് എല്ലാ വീടുകളിലും അടുക്കള കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾ ഈയൊരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് . ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഗ്രാമാഞ്ചായത്തിന്റെ സഭ ഞങ്ങൾ നടത്തിയിട്ടു വളരെയധികം വിജയം ആയിരുന്നു വർത്തകളിലൊക്കെ വന്നിരുന്നല്ലോ സർ .

ആഹ് ചേർത്തല പഞ്ചായത്ത് ഓർക്കുന്നുണ്ട് അത് വളരെ വിജയമായിരുന്നു . അതിന്റെ രണ്ടാംഘട്ടം എന്നോണം രണ്ടാം ഘട്ടം ഒന്നാംഘട്ടത്തിലേതിനേക്കാൾ എങ്ങനെയാണ് വിപുലമായി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുമോ ഞങ്ങൾ കൂടുതൽ ഇതിനായിട്ടു ഫണ്ട് പിരിച്ചിട്ടുണ്ട് . വിദേശത്തുന്നു ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ആളുകളിൽ നിന്നാണ് സഹായം ലഭിച്ചത്

ഒരു കൗൺസിലിങ് ക്ലാസുകൾ ഒക്കെ വച്ചുകൊണ്ട്

ഒരു തൊള്ളായിരത്തിലേറെ വീടുകൾ ഉണ്ടാവും

ആഹ് അത് ഞാൻ പറഞ്ഞുതരാം . ചെറുപ്പക്കാർക്ക് ഇതിൽ ഒരു ഫിഫ്റ്റി ഒരു ഫോർട്ടി ഫൈവ് പെർസെന്റജ് ഓളം യുവാക്കളാണ് ഈ ഒരു സംരംഭം സംരംഭകരുടെ കൂട്ടത്തിൽ നിന്ന് ഫോർട്ടിഫൈവ് പെർസെന്റജ് യുവാക്കളാണ് നാല്പത്തിയഞ്ചു ശതമാനത്തിലധികം യുവാക്കളുണ്ടോ ഇതിൽ . വളരെ വളരെ നല്ലൊരു പരിപാടിയാണ് അതിൽ നിന്ന് തന്നെ മുപ്പത് ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ന്നുള്ള വിഭാഗങ്ങൾക്കും താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കേ ഓക്കേ ചേർത്തല ഗ്രാമത്തെ കുറിച്ച് അറിയാലോ എല്ലാവരും തിങ്ങി പാർക്കുന്നനല്ലൊരു മാതൃകാ പരമായ ഗ്രാമം കൂടിയാണ് ചേർത്തല

അപ്പൊ കൃഷി സംഗമം നടക്കുമ്പോൾ സാറിന്റെ കൈകൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യണം എന്ന ഒരു നിർബന്ധം കൂടി ഞങ്ങൾക്കുണ്ട് അതിന്റെ പുറത്താണ് സാറിനെ വിളിക്കുന്നത് എന്നാണ് ഡേറ്റ് വരുന്നത്

ബുധനാഴ്ച ഞങ്ങൾക്ക് മാറ്റാം . സാറിണ്റ്റെ കൈകൊണ്ട് വേണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ബുധനാഴ്ച പണിയുണ്ട് .പണികളുണ്ട്

എന്നാൽ ബുധനാഴ്ച മാറ്റിയിട്ട് അടുത്ത ബുധനാഴ്ച ആക്കാൻ പറ്റുമോ

അടുത്ത ബുധനാഴ്ച ആക്കാം

ആഹ് ഡിസംബർ മൂന്നു അതന്നെ അതാവുമ്പോൾ നമുക്ക് കുറച്ച സമയം കിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ഒരുങ്ങാം . ഉൽഘടനം വിപുലമാക്കാം എന്തായാലും വിളിച്ചതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ അടുക്കള കൃഷിത്തോട്ടം എന്നുള്ള പദ്ധതിയെക്കുറിച്ചു ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട് സാറിന് സാറിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയും കൂടി ചെയ്താൽ വളരെ ഉപകാരം

ഞങ്ങൾ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഒരു സംരംഭം തുടങ്ങിവെക്കുമ്പോൾ മഹാനായ കൃഷിമന്ത്രിയുടെ ഒരു സപ്പോർട്ടും കിട്ടുക എന്നട്ജ്ഹ് ഞങ്ങൾക്ക് വലിയൊരു വലിയൊരു പ്രോത്സാഹനമാണ് ഓക്കേ എന്തായാലും ഉണ്ടാവും ഉം പിന്നെ സാറിനെക്കുറിച്ചൊരു സാർ കൃഷിയെക്കുറിച്ചു ഒരു പ്രസംഗം നടത്തിയില്ലേ . കേരളത്തിൽ വരേണ്ട കൃഷിയെക്കുറിച്ചു വിദേശത്തുന്നു സാർ പോയിരുന്നിലെ

ഉക്രയിനിൽ പോയി കൃഷിയെക്കുറിച്ചു അവിടുത്തെ ഒരു അഗ്രിക്കച്ചറൽ കൊമേർഷ്യൽ ഫാമിംഗിനെ കുറിച്ച് പഠിച്ചിട്ട് സാർ ഒരു ലേഖഗം എഴുതിയില്ലേ ഈയടുത്തു മലയാള മനോരമയിൽ

ആഹ് വായിച്ചിരുന്നു അപ്പൊ എനിക്ക് വളരെ ഇൻസ്പയേഡ് ആയിരുന്നു .സാറിന്റെ വാക്കുകൾ നന്നായി നന്നായിട്ടുണ്ട്

അപ്പോ ആ ഒരു പദ്ധതിയുടെ വളരെ ലഘുവായിട്ടുള്ള മറ്റൊരു വേർഷൻ ഉണ്ട് . നാണ്യ വിളകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റു വിളകൾ തുടങ്ങുന്നുണ്ട് ഓക്കേ ഓക്കേ അറിയിക്കാം ഞാൻ മൂന്നാം തീയതി വരുന്നുണ്ട് ഞങ്ങൾക്ക് നഗരസഭയിൽ നിന്ന് നഗരസഭയിൽ നിന്ന് നഗരസഭാ നഗര സഭ തീരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുന്നില്ല

ഏതായാലും ഞാൻ നാളെ ഒരുതവണ കൂടി വിളിക്കാൻ ശ്രമിക്കാം . സാറിനു അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ സാറിന്

ഈയൊരു കാര്യത്തെക്കുറിച്ചു കൂടുതൽ കൂടുതൽ ഒന്ന് ബ്രീഫ് ആയിട്ട്

അതെ ഇത് എല്ലാര്ക്കും മാതൃക ആവേണ്ട ഒന്നാണല്ലോ എന്തായാലും പ്രൊമോട്ട് ചെയ്യും ഓക്കേ സാറിന്റെ ഒരു സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് പൂർണ്ണ സഹകരണം നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് ഓക്കേ ഞാൻ നാളെ വിളിക്കാം സാർ ഓക്കേ ഓക്കേ പോസ്റ്റർ താങ്കൾ ഷെയർ ചെയ്തുതരണം